എനിക്ക് തോന്നുന്നത് ഇതൊരു ഏഹ് വിസ്മയ മാക്സ് എന്ന് എഴുതിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതൊരു--

സിനിമ നിർമ്മാണ ങ്ങ്ഹ് പടി സിനിമ ആ നിർമാണത്തിന് വേണ്ടി പഠിക്കുന്ന--

അനുവദനീയമായിരിക്കണം ആഹ് ഇവിടെ കാറുകളെയാണ് നിലവിൽ കാണുവാൻ സാധിക്കുന്നത് അവിടെ അടുത്തു തന്നെയായിട്ട് വീടുകളും തെങ്ങുകളും--

മോളായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് സങ്കൽപ്പിച്ച് എടുക്കാൻ ആയിട്ട് സാധിക്കുന്നു അത് പോലെ വേറെ ഏഹ ഒരു സ്ത്രീ ഏത് ഒരു തുണി എടുക്കുന്നുണ്ട്.

ദേ ഇവിടെ ഒരു പ്രതിമയെ നമ്മുക്ക് ഒരു ഒരു ഏതോ ഒരു വിശിഷ്ഠ ആ വ്യക്തി ആ കണ്ടിട്ടെനിക്കിത്--

ആ പ്രതിമ ഇവിടെ സ്ഥാപിച്ചിരിപ്പൊണ്ട് തൊട്ടടുത്തായി എതിർ വശത്തായ് പല കടകളും പല ഏഹ് ബാങ്ക് സ്ഥാപനങ്ങളും മറ്റും നമുക്കിവിടെ കാണുവാൻ സാധിക്കും.

ഇതും ഏതോ ഒരു ഓഫീസിന്റെ ഭാഗമായാണ് എനിക്ക് കാണാ കണ്ടിട്ട് തോന്നുന്നത് ഇവിടെ നമുക്ക് ഈ ചിത്രത്തിൽ കുറേ ചെടികളും അല്ലാ കുറച്ച് മരങ്ങളും--

ഒരു പക്ഷേ ആ വ്യക്തി ഇങ്ങനൊക്കെ ചെയ്യുന്നത് എന്ന് നമുക്ക് വിശ്വസിക്കാം.

അതല്ലെങ്കിൽ അവരവിടെ അവരുടെ സന്തോഷത്തിന് വേണ്ടീട്ട് സമയം ചിലവഴിക്കുന്നതിനായി ആൾക്കാരുകളെയെല്ലാം ഒത്തുകൂ ഒത്തുകൂടിയിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും.

ഇതൊരു കവാടമാണ് ഈ കാവടത്തിൽ എ കവാടത്തിന്റെ പ്രവേശന കവ വാതിൽ തുറന്ന് കിടക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു.

ടയറിനും മറ്റും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇവിടെ ശരിയാക്കി കൊടുക്കുന്നതാണെന്ന് ഞാൻ വിശ്വസി--

പൂക്കൾ സമ്മാനിച്ചവർക്ക് വളരെ ങ്ങ ആ പൂക്കളുന്ന് കൊണ്ട് നമ്മുക്ക് വളരെ അധികം സന്തോഷം നമ്മുക്ക് ലഭിക്കുന്നു പൂക്കളെ കാണുന്ന വഴി--

ആ നോ പല സാധനങ്ങളും നമുക്കീ കടകളിൽ ലഭ്യമാണ് നമുക്ക് ഒരു സ്കൂളിന് ആവശ്യമായ അല്ലെങ്കിൽ പല--

ഇതൊരു കുളത്തിന്റെ ദൃശ്യമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ഏഹ് കണ്ടിട്ട് ഏതോ ഒരു അമ്പലത്തിന്റെ കുളമായിട്ട് നമുക്ക് ഇതിനെ അനുമാനിക്കാൻ ആയിട്ട് സാധിക്കുന്നു.

ഇവിടെ ആൾക്കാരുകൾ മീൻ വിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ചില മനുഷ്യർ--

പലതരത്തിലുള്ള ആൾക്കാരുകളെ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മീൻ വിക്കുന്ന രണ്ട് മൂന്ന് പേരെ ഈ ചിത്രത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു.

ലൈറ്റുകൾ എല്ലാം കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് ആയതുകൊണ്ട് തന്നെ ആ ഒരു നല്ലൊരു ആ ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ നല്ലൊരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണുവാനായി-

ഏ പുരോഹിതനും കുറച്ച് സ്ത്രീ കുറച്ചു വ്യക്തികളും അല്ലെങ്കിൽ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണുവാൻ ആയിട്ട് സാധിക്കുന്നു.

ഇവിടെ കുറച്ച് വ്യക്തികൾ മീൻ വിൽക്കുവാനായിട്ട് ഇവിട് ഇരിക്കുന്നത് നമുക്ക് കാണുവാൻ ആയിട്ട് സാധിക്കുന്നു ആ മീൻ വാങ്ങിക്കുവാൻ ആയിട്ട് ചിത്രത്തിൽ കൊറെ മനുഷ്യർ--

അല്ലെങ്കിൽ ഇരുചക്ര വാഹനങ്ങ വണ്ടികളുടെ കൂട് ഷോറൂം ഷോറൂം അല്ല ഏവ് ഒരു സ്ഥാപനമായിട്ട് നമുക്ക് ഇവിടെ കാണുവാൻ ആയിട്ട് സാധിക്കും.

ബൈക്കിൽ കയറി പോകാനായി തയ്യാറെടുത്തിരിക്കുന്നത് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും ചില സ്ത്രീകൾ അതുവഴി അവിടെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട്--

ങ് സ്ത്രീകളുടെ തുണി കടയായിട്ടാണ് ഇത് കണ്ടിട്ട് തോന്നുന്നത് എ പല തരത്തിലുള്ള പല--

അതിന് ഒ എതിർവശത്തായിട്ട് തന്നെ നമുക്ക് ഇവിടെ കുറച്ച് മരങ്ങളും ഒക്കെ കാണുവാൻ ആയിട്ട് സാധിക്കും.

എഗ് തൊറന്നു കിടക്കുന്നത് നമക്ക് കാണുവാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ ഒരു കസേര അല്ലെങ്കിൽ ഒരു സോഫ--

അവിടെ ഇട്ടേക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മേളിലായിട്ട് ഒരു ഫാൻ കെടക്കുന്നത് നമുക്ക് കാണുവാനായിട്ടു സാധിക്കുന്നു.

കാണുവാൻ ആയിട്ട് സാധിക്കുന്നത് ഇവിടെ നോക്കുമ്പോൾ അതിലെയുള്ള ദൃശ്യങ്ങൾ വളരെ മനോഹരമായിരിക്കുന്നു.